ആവ് യെന്ത് ല്ലേ അവട ആക ഒരു കടകളൊക്കെ കൊറവാ ല്ലേ തൊട്ട ഇത് കേറി കയിഞ്ഞ പിന്ന അവടെ അങ്ങനെ ആരു ഉണ്ടാവില്ലല്ലോ ഇങ്ങന പൊർത്തുന്ന്. കടയൊക്കെ കൊറവാണ് മ്മ് എന്തായാലു സംഭാവോ setup ആണ്. ഓ ആ തണുപ്പില് മൂടിയിട്ടേ ഓ എന്റെ മോനെ ആകെ ജലദോഷവും പിടിച്ച് ഹു ശെരിയാണ് വന്നിട്ട് ഞാൻ ആ ഒരു ആഴ്ചയാ കെടന്നേ പക്ഷെ ഒരാഴ്ച കിടന്നാല് എന്താ ഒരു അടിപൊളി vibe കിട്ടി. മഴ പെയിതൊണ്ട ട്ടാ നമ്മള് മെച്ചമായത് മ്മ് ഊ മഴയാണ് മഴ ഒരു രക്ഷ ഇല്ലായിനു

നമ്മൾ എവിടിന്നാ നമ്മള നാട്ടിന്ന് എന്നെല്ലേ മ്മ് ഇനി ഇപ്പൊ അന്ന് കൊണ്ടോവാത്തെ കൊറേ ചെക്കന്മാറില്ലെ ഓരേം കൂട്ടി കൊണ്ടുവാ നമ്മക്കൊരു റൺ രണ്ട് car ഏറക്ക പിന്നെന്താ നമ്മക്ക് അത് ഒരു രസല്ലേ trip പോണത്. ആ setup ആക്ക. ഇനി എല്ലാത്തിനേം കൊണ്ട് പോവാ അന്ന് എന്നെ പോയപ്പോ vibe ആയിക്കണ് പിന്നെ എല്ലാർക്കു അടിപൊളി ഇതായിന് അഭിപ്രായാണ് അന്ന് നമ്മള് പോയത് ഇതേപോലൊരു മഴക്കാലം തൊടങ്ങാനായപ്പോളേയ്ന് ല്ലേ ശെരിയാണ്. ഈ വേനലൊക്കെ കഴിഞ്ഞിട്ട് ആ time ല്. അപ്പോളാണ് പോണ്ടത് ആ വേനലിന്റെ ചൂടൊക്കെ കഴിഞ്ഞിട്ട്. പോവുമ്പോ നല്ല ഒക്കെ ആയിരുന്ന്

june ഒക്കെ ആവുമ്പത്തേനും പോവാ അപ്പൊ ആവുമ്പൊ നല്ല മഴയും കിട്ടും നമ്മക്ക് vibe ആക്ക. car ന്റെ ഉള്ളില്

മ്മ് മറ്റേ ഓ പാട്ടൊക്കെ ഇട്ട് അയിന്റെ ഉള്ളീ കെടന്ന് എളകി bus ഒക്കെ ധെമ്മായിനുല്ലേ പാട്ടൊക്കെ ഇട്ട് പിന്നാ bus ഇല്ലേ ആളിലല്ല ഞമ്മള് ആക അഞ്ച് പേരല്ലേ ആ സംഭവം വെല്ല tour പോവുമ്പോ setup ആക്ക. മ്മ് bus ഇള്ള ആള് വേണം അല്ലെ വല്ല KSRTC യിലും പോണ്ടേ വരും മ്മ് അതാണ് ഞമ്മക്ക് car എന്നെ പോവാന്ന് അന്ന് പോ ആ car ന് പോവാ car ന് ആയിക്കഴിഞ്ഞാ ചെക്കമ്മാരെന്നെല്ലേ അടിപൊളിയാണ് ഊ അന്ന് ആ petrol നിന്നത് ല്ലേ ഊ petrol തീർന്നിട്ട് കുടുങ്ങിയിക്കണ് അടുത്ത് ഒരു pump പോലു ഇല്ല അതാണ് പിന്നെ നമ്മള് മറ്റേ dicky ല് വെച്ചോണ്ട് കായിച്ചലായി അത് ശെരിയാ ഇങ്ങനത്തെ trip ഒക്കെ പോവുമ്പോ കൊറച്ച് petrol നമ്മള കയ്യില് വെക്കണം

മ്മ് ശെരിയാണ് അന്ന് ഞമ്മള് എല്ലാം കണ്ട്‌ അറിഞ്ഞു കൊണ്ട് പോയി

മ്മ് യെന്തായാലു fund set ആക്ക പോവാ fund ഒക്കെ ready ആണ്. date ഒന്ന് പറഞ്ഞാമതി ഇനി ഇല്ലേ നമ്മുക്ക് car ല് പകരം bike ന് വിട്ടാലോ അതാവുമ്പോ തണുപ്പിന്റെ എല്ല feel ഉ അതു ഇതൊക്കെ അറിയും അത് ശെരിയാ bike ന് പോയി കയിഞ്ഞ അടിപൊളി പക്ഷെ തണുപ്പത്ത് നടക്കോ അറിയില്ല നല്ലെ തണുപ്പല്ലേ അതാണ് പക്ഷെ bike ല് പോയാ ഞമ്മക്ക് എല്ലാ ആസ്വദിക്കാ അ അന്ന് അതൊന്നും കിട്ടീട്ടില്ല

ചുറ്റുള്ളത് എല്ലാം കണ്ട് അങ്ങന പോവാ ആ അതാണ് നമ്മക്ക് setup ആക്ക. പിന്നെ ആ ചായ കടയിൽ നമ്മൾ ആ അന്ന് പോയെന്റെ അഹ് അയിമ്പ ഉർപ്യയറ്റം കൊടുക്കാനിണ്ടു ആടെ

അടുത്ത പോക്കിന് അടുത്ത വരവിന് താരാന്നല്ല പറഞ്ഞിന് ആ മൂപ്പർക്ക് ഞമ്മളൊക്കെ അറിയാവോ

പിന്നെ അടിപൊളി മൂപ്പര് നല്ല സംസാരും നല്ല വാർത്താനൊക്കെ പറഞ് അടിപൊളി ആയിനു പിന്നെ ഞമ്മള് food ഒക്കെ പിന്ന അവടന്ന് വാങ്ങാതെ നമ്മളെ നാട്ടിന്നെന്നെ പൊറോട്ടയും beef ഒക്കെ കൊണ്ടോയതും നന്നായി അതോണ്ട് മെച്ചായി

വെല്ല ഇതൊന്നുള്ള മോശാണ് അപ്പൊ ഞമ്മള് ഇവിടുന്ന് കൊണ്ടുപോവണതാ നല്ലത് അതാണ് food ഒന്ന് കൊണ്ടുപോവന്നെ നല്ലെ അവിടെ ചെന്ന ആ ഇതാവു

ഒരു വൃത്തി ഇല്ലാത്തെ area അല്ലെ മ്മ് അതാണ് എന്തായാലും നമ്മക്ക് ഓ അന്ന് പോയത് മറക്കാൻ തന്നെ കയില്ലാ ല്ലേ ല്ലേ പിന്നെ ഇതിപ്പോ ഇങ്ങന പറയുമ്പോ എന്താ പറയാ വേറൊരു feel എന്ത് ല്ലേ road ഒക്കേന്ന് ല്ലേ power പിന്നെ road അടിപൊളി road അല്ലെ ഓ അന്ന് ഞാൻ പോയിട്ട് ഇന്റെ cooling glass ചാടിപ്പോയ്ണ്ട്‌ അതൊന്നും ഇപ്പോളും കിട്ടിയിട്ടില്ല അത് ഇനി ഞമ്മക്ക് പുതിയ ഒന്ന് വാങ്ങാ അവ്ട്ന്ന് അവ്ട്ന്ന് ഇനിയിപ്പോ നടക്കോ അവടെ എന്താല്ലേ വെള്ളത്തിന് വരെ ഒരു tin ന് നാപ്പ് ഉർപ്യ അതാണ് അവട വയങ്കര വെല കൂടുതലാണ് ഒന്നും വാങ്ങല് നടക്കൂല്ല അമ്മളിനി പോവുമ്പോ മറ്റേ litre ന്റെ കുപ്പിയില് വെള്ളം നെറച്ച്‌ dicky ല് ഇട്ട് എല്ലാ setup ആക്കി കൊണ്ടോവാ അതാവുമ്പോ കൊഴപ്പില്ലാല്ലോ അത് ആവുമ്പൊ കൊഴപ്പില്ല ഞമ്മക്ക് ആവശ്യത്തിന്റെ സാനം കൊണ്ട് paisa അധികം പൊട്ടുല്ല

ഓ food ആണെങ്കില് അതും പോരാ ല്ലേ അത് food അവിടുത്തെ food അങ്ങനെ പറ്റൂല്ലാ ഇങ്ങനെ കേരളത്തിലേവർക്ക് ഒന്നും നൗഫൽഞ്ഞു ശർധിക്കാൻ വന്നിട്ട് ഞമ്മക്കൊരു വൃത്തിയില്ലാത്ത പോലെ ഒക്കെ തോന്നുന് പക്ഷെ അവിടെ ഉള്ളോരൊക്കെ അത് കഴിച്ച് ശീലായിട്ടിണ്ട് മ്മ് അതാണ് ഓർക്ക് ശീലമായി നമ്മക്ക് പക്ഷെ ആയിട്ടില്ലല്ല നമ്മൾ ഇങ്ങനെ ഇടക്കെ ഒക്കെല്ലേ പോവുള്ളു ആ അവിടത്തെ ആ ഓ കോടമഞ്ഞിതാ ആ road ല് ഇങ്ങന നിക്കാണ് എന്തായിന് ല്ലേ കാറ്റും പിന്നെ അടിപൊളി ആണ് ആ forest ന്റെ ഉള്ളിക്കൂടെ ഒക്കെ നടക്കാൻ എന്താ അറിയോ അതാണ് അടിപൊളി ആണ്. പിന്ന അട്ട രണ്ടു മൂണെന്നൊക്കെ കാലില് കേറി അട്ട കടിച്ച വെല്യ കൊഴപ്പോന്നില്ലാ അത് ആ ചോര എന്താ ഞമ്മളെ ശരീരത്തിന് പറ്റാത്തെ ചോരയാണ് വലിച്ചെടുക്കന്ന് അത് അത് പോവും അതാണ് shorts ഉം മറ്റേ ബൂ വെല്ല boots ഇല്ലെ അതൊക്കെ ഇട്ട് പോയി കയിഞ്ഞ നമ്മക്ക് ഒന്നിനും നോക്കണ്ട നേരെ അങ്ങന പോയാ മതി അത് ശെരിയാ boots ഒക്കെ ഇട്ട് പോയാ മതി

സംഭവം set അല്ലെ അവടത്തെ ഊ കിളികളൊക്കെ ല്ലേ പിന്നെ നമ്മളവടൊന്നും ഇല്ലാത്തെ കൊറേ കിളികൾ ഓ ആണെന കണ്ടു അതാ മേച്ചായ അതും രണ്ടെണ്ണം അയി എണ രണ്ടെണ്ണം ഇതാണ് തോന്നുന്നു ല്ലേ മ്മ് couples ആ തോന്നണ് ഹി couples യെന്തായാലും നമ്മള് അന്ന് പോയത് ഒരു അടിപൊളി എന്നെ ആയി പിന്നെ അവടത്തെ ആൾക്കാര് എന്ത് വേറൊര് വ്യത്യാസ ആ ല്ലേ ശെരിയാണ് ഓര് അവട അങ്ങനെ ആ തണുപ്പത്ത് നിന്ന് ശീലായില്ലേ ആയിന്റൊരു അമ്മളവിടുത്തെ ആൾക്കാരെ കണ്ട് അവടെ ചെന്ന് ഓറ സംസാര രീതി ഒക്കെ കാണുമ്പോ അല്ലെ

എന്ത് അല്ലെ ഓരോരുത്തര് നമ്മള ഒരു മായിരി നോട്ടല്ലേ മറ്റേ ആൾക്കാരെ മനുഷ്യന്മാരെ കാണാത്തെ പോലെ അത് അങ്ങന അവടെ അങ്ങന ആരു ചെല്ലലിണ്ടാവുല്ല. അതോണ്ടാവും പിന്ന ഞമ്മളെ എടേയിൽ കൂടി ഒരു ഒറ്റ ഒഴിഞ്ഞ വീട്ടിക്ക് ഞമ്മള് പോയില്ലേ അവ് അവടെ ഒരാൾ ഒറ്റക്ക് അല്ലെ താമസിക്കണേ മൂപ്പരെ ഒക്കെ സമ്മയ്ക്കണം ആരു ഇല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ നിക്കേ അതു ആ തണുപ്പത്ത്.

പിന്നാ ഓർക്കൊക്കെ ശീലം ഇണ്ടാവൂല്ലേ കൊറേ കൊല്ലങ്ങളായിണ്ടാവും അവടെ താമസൊക്കെ തൊടങ്ങിയിട്ട്. ആ ആനകൾക്കെന്നെ കണ്ട്‌ പരിജയായിണ്ടാവും ആയിരിക്കും ഹ്മ് എന്താല്ലേ മൂപ്പർ ഒറ്റക്ക ല്ലേ അതാണ്. ആ area ല് മൂപര് മാത്ര തേയിലത്തോട്ടത്തിന്റെ ഉള്ളിക്കൂടി പോയിട്ടില്ലേ ആ എന്നീക്കിന്ന് അയാളിന്ന് ഒന്നും കിട്ടാഞ്ഞ ഭാഗ്യായി ഒരു മായിരി നോട്ടം നൊക്കെയിരുന്നു ആരു അങ്ങട് ചെല്ലാത്തെ അത് ശെരിയാ ഞമ്മള് അങ്ങട് ആ അവന്മാർ ആദ്യം കേറിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഞമ്മള് വാ വഴി അറിയാതെ നമ്മൾ അങ്ങന വെറുതെ അങ്ങട് പോയതല്ലേ മ്മ് ആനപ്പിണ്ടം കണ്ടത് അധികം ഇത് പഴക്കൊന്നില്ല ല്ലേ ഇല്ലേ അത് അന്നെന്നെ വന്നതാ തോന്നണ്

പിന്നെ വല്ല മലയെടെ മണ്ടേൽ കേറി നിന്ന് നോക്കണോ അപ്പോളാ അയിന്റെ full view കാണ അടിപൊളിയായി കാണാൻ പറ്റും. പിന്ന ഊട്ടി മൊത്തത്തില് കാണാ മ്മ് യെമ്മ അടിപൊളിയാ ഏ? ഏ?

ഇല്ലടാ ഓ ഓർമില്ലാതെ ഓരോ മണ്ടത്തരം അല്ലെ പേടി പേടിച്ചിട്ടൊക്കെ ആണ് കുതിരപ്പുറത്ത് കേറിയത് പിന്ന ഇപ്പൊ എന്താ ചെയ്യാ എന്തായാലു ഓന്റെ paisa പോയി എത്ര എത്ര രൂപക്കായിരുന്ന് ആണ് അവരടെ കയ്യിന്ന് വാങ്‌യേ കുതിരെന്റെ പൊറത്ത് കേറാൻ കുതിരപ്പൊറത്ത് കേറാൻ ഇരുന്നൂറ് റുപ്യാ ആയി.

വെറുതെ പേടിച്ച് കരയാനാണേൽ പിന്നെ എന്തിനാ കേറി കേറിയപ്പം തന്നെ എറങ്ങിയില്ലേ ഓരൊരൊ ആഗ്രഹത്തിന് കേറിയതാ തോന്നുന്ന് മ് വെറുതെ paisa യും പോയി. എന്തായാലും ഓന്റെ paisa ഇള്ളോണ്ട് പിന്നെ scene ഇല്ല മ്മ് paisa ക്കാരനല്ലേ സംഭവം setup ആയി. ആനെന്റെ front ല് പെട്ടതെന്ന് ഇപ്പൊളും മറക്കാൻ പറ്റാത്തത് ഔ ആന കുത്തി കൊല്ലാഞ്ഞത് ഭാഗ്യം വെല്യ കാര്യം എന്തായാലു അയിന്റെ കൊമ്പൊക്കെ ആ ഇത്തിരി വെല്പ്പുള്ള ആനന്റെ ആ ആ കൊമ്പ് കൊണ്ടൊക്കെ വന്ന് കുത്തികയിഞ്ഞ ഇണ്ടല്ലോ ആരു അറിയില്ല നേരെ ചവിട്ടി അരച്ച് ഒറ്റ പോക്ക്

ആ ശെരിയാണ് ആ forest ന്ന് എറങ്ങി വന്നേ അല്ലെ അതാണ് ആന ആനച്ചൂരൊക്കെ അടിച്ചിണ് മ്മ് അതുണ്ടെങ്കിൽ scene ആണ് അടുത്തേ എവിടേലു ഒക്കെ ആന ഇണ്ടാവു. ഇണ്ടാവും അങ്ങനത്തെ സ്ഥല അല്ലേടാ ആനകളൊക്കെ സുഖല്ലേ അമ്മായിരി അടിപൊളി സ്ഥലല്ലേ

പിന്നെ ഓർക്കൊക്കെ അവടെ സ്വർഗാണ് മ്മ് ശെരിയാ അവടൊക്കെ പോയ എന്തായാലും ആനേനെ കാണു ല്ലേ പിന്നെന്താ ആനനെ കാണണെങ്കി അവടൊക്കെ പോയാ മതി ഔ ആ road ന്റെ side ല് കൊരങ്ങന്മാരെ കൊരങ്ങന്മാർ കണ്ടമാനം ഇണ്ടാവും ഒരു കണക്കില്ല

പിന്ന അത് അതിക്കൂടെ പോണോരൊക്കെ food കൊടുക്കും അയിന്. കൊരങ്ങന്മാർക്ക് തിന്നാനൊക്കെ കൊടുക്കും പക്ഷെ ചെല കൊരങ്ങന്മാർ danger ആണ്. മേത്തേക്ക് എടുക്കുവെ പിന്നെ ചെലത് പാവങ്ങളാണ് ഓര് food ഉം കഴിച്ച് അങ്ങട് പൊയ്‌ക്കോളും ആ ചെലത്തിണ്ട് ഗുണ്ടകള് ഹ്മ് അവടെ ഇണ്ട് ഗുണ്ടകള് ഓ എത്ര ആണ് കുട്ടികള് അല്ലെ ചെറുത് പിന്നെ കുട്ടികള് ഇഷ്ടംപോലെ ഇണ്ട് മറ്റേ wire മ്മലൊക്കെ പിടിച്ചിട്ട് ഓ അത് കാണാനു ഇണ്ട് ഇഷ്ടംപോലെ ആൾക്കാര് മ്മ് ഹ്മ് hello നമസ്കാരം ഞാനും ഷാബിന്‍ ഇവിടെ പറയാന്‍ പോകുന്നത് കൃഷിയെ പറ്റിയാണ്. ആഹ് ഷാബിന്‍ തുടങ്ങിക്കോളൂ. എനിക്ക് പറയാന്‍ ഉള്ളത്ന്നു പറയാന്‍ പകരം കൃഷി നമ്മുടെ കേരളത്തെ വളരെയധികം കൊറഞ്ഞു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം എന്ന് പറയാന്‍ കാരണം നമ്മടെ കേരളത്തിലുള്ളവര് കൃഷി എന്നു പറയുന്നതില് ജോലിയായിട്ടു കണക്കാക്കുന്നില്ല. പിന്നെ നമ്മള് ഇപ്പൊ തന്നെ food വാങ്ങുന്നതു തന്നെ വളരെയധികം പൊറത്തുന്നാണ്. കാരണം അതിന്‍ടെ ഒപ്പം തന്നെ പറയാന്‍ കാര്യം നമ്മുടെ കേരളത്തു വിളവു കുറയുകയും അതോടൊപ്പം തന്നെ പ്രളയവുംഅതേ പോലത്തുള്ള കാരണങ്ങള്‍ കൊണ്ട് നമ്മുക്ക് വളരെയധികം ദുരിതത്തിലാണ് എല്ലാ കൃഷിക്കാരും. അതുകൊണ്ടുതന്നെ കൃഷിയെന്നത് വളരെയധികം ദുരിതത്തിലാണ്. താങ്കള്‍ക്കെന്താ കൃഷിയെ കുറിച്ച് പറയാനുള്ളത്? കൃഷി എന്നു പറഞ്ഞാല്‍ നമ്മള്‍ അഹ് പാരമ്പര്യം ആയി ചെയ്തുകൊണ്ടിരുന്നഒരു തൊഴില്‍ ആയിരുന്നു കൃഷി. ഇപ്പൊ ചെറുപ്പക്കാര്‍ക്ക് അതിനോടുള്ള താല്‍പര്യം കൊറഞ്ഞു കൊറഞ്ഞു വരുന്നു. ചില ആള്‍ക്കാര് മാത്രമാണ് അതിന് വേണ്ടി കഷ്ട്ടപ്പെടാനും ആ ചോര നീരാക്കാനും തയ്യാറാകുന്നത്. ആഹ് അതിനോടാ കൃഷി കൊറഞ്ഞു വരാന്‍ കാരണം അതിന്‍ടെ ചെലവും പിന്നെ ആഹ് അത് ചെലവിനും ആ ചെലവു ചെയ്യുന്നതിന്‍ടെ കൂലീം കൊറവാണ്. അതേപോലെതന്നെ വിളവും കുറച്ചാണ്. നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കൃഷി കൊറഞ്ഞു വരുന്നത്. പിന്നെ ഇടനിലക്കാരടെ ഇടപെടല് മൂലം ആഹ് കൃഷിക്കാരന് ഒന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ് വരുന്നത്.

ശരിയാണ് താങ്കള്‍ പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറയാന്‍ നേരം നമ്മുടെ ഇടനിലക്കാരാണ് നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്നത്. ഈ ഇടനിലക്കാര്‍ ഇടപെടുന്നത് മൂലം നമ്മുടെ കൃഷിക്കാര്‍ക്കൊന്നുംഅവര്‍ക്ക് കിട്ടുന്നില്ല. കാരണം ഈ ഇടനിലക്കാര് ഒര്~ കൃഷിക്കാരുടെയും ഒര്~ ഒരു kilo നെല്ലു വാങ്ങ്യാ അവരു ന്നത് മുപ്പതു ചാക്ക് അരി. അതുകൊണ്ടന്നെ കൃഷിക്കാര്‍ക്ക് കിട്ടുന്ന ലാഭം പത്തുരൂപല്ല. പത്തു രൂപല്ലാ, ലാഭം എന്ന് പറയുന്നത് അവര്‍ക്ക് ഒരു രൂപല്ലേ ഒണ്ടാവോള്ളൂ. ഇത്രോം ചെയ്യുന്ന കഷ്ട്ടപ്പാടില്‍ നിന്ന് പക്ഷെ ഈ കാ~ ഈ ഇടനിലക്കാര്‍ക്ക് ലാഭം എന്ന് പറയാന്‍ നേരം പതിനഞ്ചു രൂപ ഇരുപതു രൂപ എന്നായിരിക്കും. പക്ഷെ ഇതിനു വരാംന്നുള്ളത് ആറെണ്ണംന്നു പറയാന്‍ നേരം നമ്മുടെ കൃഷിക്കാരുടെ അറിവില്ലായ്മയാണ്. അവരെന്താണീ. എങ്ങനെയാണ് ചന്ത എങ്ങനെ നടക്കണേ? എങ്ങനെയാണ് അവര് നോക്കണേല്‍ അവര്‍ക്ക് ഇത്രോം കഷ്ട്ടപ്പെടെണ്ട ആവശ്യം ഉണ്ടായില്ല. കൃഷി എന്നതില് ലാഭകരം ആയിട്ടുള്ലോരൂ തൊഴിലായിട്ടു അവര്‍ക്ക് കൊണ്ടു പോവേം ചെയ്യാം. താങ്കള്‍ക്കെന്താ അതിനെ കുറിച്ചു പറയാനുള്ളത്? ആഹ് ആ ഇതിനുവേണ്ടി ചന്ത എല്ലാകാര്യങ്ങളും അറിയിക്കാന്‍ വേണ്ടി സര്‍ക്കാര്‍ ഒരു ബോധവല്‍ക്കരണ class ഏര്‍പ്പെ~ ഏര്‍പ്പെടുത്തെണ്ടാതാണ്. അഹ് പിന്നെ ഈ ഇടനിലക്കാരടെ ആഹ് അതിപ്രസരം കൊറക്കാന്‍ വേണ്ടി സര്‍ക്കാര്‍ തന്നെ ഇടപെട്ടു അഹ് കൃഷിക്കാരുടെ കയ്യില്‍ നിന്നും അഹ് അവരുടെ അഹ് അവരുടെ സാ~ സാധനങ്ങള്‍ നേരിട്ട് വാങ്ങി ആഹ് അത് നമ്മളെ പോലുള്ള സാധാരണക്കാര്‍ക്ക് അഹ് ന്യായവിലയിട്ട് വില്‍ക്കുകയും അതിന്‍ടെലാഭം കൃഷിക്കാര്‍ക്ക് കൊടുക്കുകയും ചെയ്യണം. ശരിയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ഒക്കെ ചെയ്യാന്‍ പറ്റുന്നെങ്കില്‍ ഇപ്പൊ സര്‍ക്കാരിനോട് കൊടുക്കൊക്കെ ചെയ്യാവോ? കാരണം ന്നു പറയാന്‍ നേരം തന്നെ ഇപ്പോ തന്നെ സര്‍ക്കാര് കര്‍ഷകരുടെ കയ്യില്‍ നിന്നും വാങ്ങുന്ന ഈ വി~ വിളയെന്നു പറയുന്നേരം വളരെ പൈസകൊറഞ്ഞാണ്. ന്നു പറയുന്നേരം ഈ ration തന്നെ വിക്കുന്ന സാധനം തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെ തുച്ഛമായ വിലക്കാണ്. അതുകൊണ്ടുതന്നെ നമുക്ക് കാര്‍ഷ~ സര്‍ക്കാര്‍ വക്കണ മ്മക്ക് സഹായം തരുന്നേല്‍ നമുക്ക് മനസ്സിലാക്കാം കര്‍ഷകര്‍ക്കെത്ര രൂപ കിട്ടുന്നുണ്ടെന്ന്. ഈ സര്‍ക്കാരിങ്ങനെ എല്ലാവര്‍ക്കും ഇങ്ങനെ പൈസ കൊടുക്കാ~ പൈസ കൊടുക്കാ~ പൈസ കൊറച്ചുകൊടുക്കാന്‍ സാനംണ്ട്. ന്നാല്‍ നമ്മളെ ഈ കര്‍ഷകര്‍ക്ക് കൊറഞ്ഞ പൈസ കിട്ടോള്ളൂ. അതുകൊണ്ടന്നെ നമ്മക്ക് ചെയ്യാനുള്ളതെന്നു പറയാന്‍ നേരം കൃഷിയുടെ ഇടനെലക്കാരെ മാക്സി~ എല്ലാ~ പറ്റണോതീ ഒരു~ ഒഴിവാക്കീട്ട് നമ്മുടെ ഈ കൃഷിക്കാരും ചന്തക്കാരും direct എന്നാണ്ഒരുമാതിരി നേരെ നേരെ ആവാതെ ഒരുമാതിരി ആരുടെ ഇടനിലക്കാരില്ലാതെ പ്രവര്‍ത്തിക്കാന്‍ തുടങ്ങിയാല്‍ നമ്മുടെ കൃഷിയൊരു വളരെനല്ലൊരു ലാഭകരമാവും ന്നെ എനിക്ക് പറയാനൊള്ളൂ. പക്ഷെ എനിക്ക് താങ്ങളോട് ചോയ്ക്കാനുള്ളതുന്നു പറഞ്ഞു കഴിഞ്ഞാല് താങ്കള് ജൈവവളമാണോ, അല്ലെങ്കില്‍ രാസവളമാണോ ഇഷ്ട്ടപ്പെടുന്നത്? ഞാന്‍ ജൈവവളമാണ് ഇഷ്ട്ടപ്പെടുന്നത്. പക്ഷെ ഈ രാ~ ജൈവവളം ഉണ്ടാക്കി എടുക്കാനുള്ള സമയവും പിന്നെ ജൈവവളത്തിന് നമ്മളു ഉദ്ദേശിക്കുന്ന അത്രേം കാ~ ഇതു ലഭിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ മി~ മിക്ക കൃഷിക്കാരും ഇപ്പോ രാസവളമാണ് ഉപയോഗിക്കുന്നതു. അപ്പൊ അതിനോടുള്‍പ്പെടെ ഈ രാസവളത്തിന്‍ടെ ദൂഷ്യഭാവങ്ങളും മണ്ണില്‍ കാണാം. വിളവുകൊറയും ആ ജന്‍~ മണ്ണിലുള്ള ജന്തുജാലങ്ങളെല്ലാം നഷ്ട്ടപ്പെടുന്നു. പിന്നെ മഴ വരുന്നു~ വരുംതോറും ഈ രാസവളം പുഴകളിലും അതേപോലെ തന്നെ വെള്ളകെട്ടുകളും വരുന്ന മീനുകളും എല്ലാം മരിച്ചു പോകുന്നു.

സത്യത്തില്‍ കൃഷിക്ക് മാത്രമല്ല. രാസവളം മൂലം നമുക്കും പ്രശ്നമുണ്ടാകും. കാരണംന്നു പറയാന്‍ നേരം അതിന്‍ടെ ഈ രാസവളത്തില്‍ നിന്നും കൂടിവന്ന ഈ വെള്ളത്തിലലിയുന്നതും മണ്ണില്‍ അലിഞ്ഞു ചേര്‍ന്നു അത് നമ്മുടെ വെള്ളം നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് കുടിവെള്ളം വരുന്നത് മലിനകരമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എന്‍ഡോസള്‍ഫാന്‍ അതെപോലത്തെ രോഗങ്ങള്‍ കൂടാനുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് ഇതില് പറയാനുള്ളത് നമ്മ പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാ. കരണംന്നു പറയാന്‍ നേരം രാസവളം ഉപയോഗിച്ചാലെ കൃഷിക്കാര്‍ക്ക് ഇത്തിരേലും ലാഭം ഉണ്ടാവൊള്ളൂ. കാരണം ജൈവവളമാണെങ്കില്‍ അവര്‍ക്ക് വിളയും കുറവായിരിക്കും പക്ഷെ നല്ലസാധനമായിരിക്കും കിട്ടുക. വിലകുറവാണെങ്കില്‍ നമ്മുടെ മലയാളികള്‍ക്ക് തുച്ഛമായ ശമ്പളം കിട്ടുന്നത് കൊണ്ടുതന്നെ അവര്‍ക്കൊരു ജൈവവളം കൊണ്ടുണ്ടാക്കുന്ന വിളക്ക്ന്നു പറയാന്‍ നേരം നല്ല പൈ~ ഒരുമാതിരി സാധാരണ വിളയെനെക്കാളും ഒരു ആ~ അഞ്ചുരൂപ പത്തുരൂപ കൂടുതലായിരിക്കും. പക്ഷെ അത് നമ്മുടെ സാധാരണക്കാര്‍ക്ക് വങ്ങാനത് പറ്റില്ല. കാരണംന്നു പറയാന്‍ നേരം അത്രോം പൈസേം കൂടി കൊടുക്കണ കാരണം നമ്മള് വിചാരിക്കണത് ന്നു പറയാന്‍ നേരം എന്തായിരിക്കും ഏറ്റവും കൂടുതല് പൈസ കൊറഞ്ഞ രീതില് വാങ്ങാന്‍ നോക്കണ്. നമ്മളു നമ്മുടെ ആരോഗ്യം നോക്കണ വളരെയധികം കൊറവാണ്. താങ്കള്‍ക്കെന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്?

അഹ് അതുകൊണ്ട് തന്നെ പച്ചക്കറി സാധനങ്ങളെല്ലാം അഹ് wholesale market കളില്‍ നിന്നും അതുപോലെ അഹ് ചന്തകളില്‍ നിന്നും വാങ്ങിക്കുന്നവരാണ് മലയാളി. ശരിയാണ്. അതുകൊണ്ടുണ്ടായ പ്രശ്നമെന്നു പറയാന്‍ നേരം നമ്മളു കര്‍ഷകര്‍ക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. നമ്മുടെ ഈ കര്‍ഷകര്‍ എന്ന് പറയാന്‍ നേരം അവരാണ് നമ്മുക്ക് എല്ലാം തരുന്നത്. പക്ഷെ നമ്മ ഈ കര്‍ഷകര്‍ടെന്ന ജോലി ഒരു വല്യേ നല്ല ജോലിയായിട്ട് നമ്മ കാണുനില്ല. അതോടൊപ്പം തന്നെ പറയാനുള്ളത് കര്‍ഷകര്‍ എന്ന് പറയാന്‍ നേരം തന്നെ നമ്മക്ക് ഒരുമാതിരി അവര്‍ പഠിക്ക്യത്താണ്. അവര്‍ക്കൊന്നും അറിയാന്‍ പാടില്ല. അവന്‍

കൃഷി കഴിവുള്ളവരൊരുമാതിരി അവരായിട്ട്‌ അതെ പോലുള്ള അവരുടെ അറിവുകള്‍ അവര്‍ പങ്കുവെച്ചാല്‍ പല അധികം ആള്‍ക്കാരവരെ കാണുകയും അവരുടെ അടുത്തുന്ന് direct ആയി വിളകള്‍ വാങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൃഷിക്കാര്‍ക്ക് അവരുടെ അവരുടെ ഓരോ കാര്യം പങ്കുവെക്കുന്നതിനോടോപ്പം തന്നെ അവര്‍ക്ക് ലാഭവും കിട്ടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൃഷിയില്‍ നിന്ന് ലാഭം മൂത്രം~ ലാഭം മാത്രമല്ല അതോടൊപ്പം തന്നെ youtube അതേപോലെ കിട്ടുന്ന അതിലെ വരുമാനം കൂടി അവര്‍ക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കൃഷി ഒരു വ~ നല്ലൊരു തൊഴില്‍ ആക്കി എടുക്കാം പറയും. എന്നുപറഞ്ഞാ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളതെന്നു പറയാന്‍ നേരം അതില്‍ താങ്കളീ അഹ് കൃഷിക്കാര്, youtube അതേപോല്‍ത്തുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായമെന്താണ്? നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യം വേറെ ഒരാളെ പഠിപ്പിക്ക്യാന്നു പറയുന്നതില് കൂടുതല്‍ നല്ലൊരു കാര്യം വേറെയില്ല. അഹ് നം~ ആ കൃഷിയെ പറ്റി ഇപ്പൊ നമുക്കന്നെ ഒരു ചെറിയ പ്പൊ അടുക്കളത്തോട്ടം നിര്‍മ്മിക്കാന്‍ വേണ്ടി ഒരു വിദ്ധഗ്ത്തനായ കൃഷിക്കാരനെ ഇത് ഉപദേശങ്ങള്‍ കിട്ടുക എന്നുപറഞ്ഞാല്‍ അതില്‍ കൂടുതല്‍ വല്ല്യേ ഒരു കാര്യമില്ല. അപ്പോള്‍ അയാള്‍ക്കറിയാവുന്ന ഓരോ വളക്കൂട്ടുകളും അതൊക്കെ പരിപാലിക്കേണ്ട രീതിയും നനക്കണ്ട രീതികളും എല്ലാം അയാളടെ youtube ല്‍ നിന്നോ അതോ സമൂഹ്യമാധ്യമങ്ങളില്‍ നിന്നും നമുക്കറിയാന്‍ പറ്റും. അതിലൂടെ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് ചെറിയ കൃഷികള് ആരംഭിക്കണെങ്കി അതും നമുക്ക് ചെയ്യാന്‍ പറ്റും.